ഇതിൻ്റെ സൈഡ് ഇലായി തന്നെ ചെറിയൊരു കടയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.

മുമ്പിലെ തന്നെ നിരവധി മരങ്ങളും അതുപോലെ തന്നെ റോഡ് ഇലായി വാഹനങ്ങളും മറ്റും ബൈക്ക് സ്കൂട്ടർ ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്.

ഷോപ്പ് ഇന് സൈഡ് ഇൽ തന്നെ നിരവധി പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം.

അതിന് പുറകിൽ ആയിട്ട് നിരവധി മരങ്ങളും ചെടികളും തെങ്ങുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.

അതിന് ചുറ്റുപാടും തന്നെ നിരവധി പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് നിരവധി മരങ്ങളും തെങ്ങുകളും അഹ് പൂന്തോട്ടങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.

സ്കൂളിനായിട്ട് തന്നെ പച്ച വെള്ള നിറത്തിലുള്ള അതിമനോഹരമായ പെയിന്റാണ് നൽകിയിരിക്കുന്നത്.

അതിന് സൈഡിലായിട്ട് ചുവപ്പും പച്ചയും നിറത്തിലുള്ള രണ്ട് സ്വിച്ചും അവടെ നൽകിയിരിക്കുന്നു.

അതിനെ മ് മുകളിലായി തന്നെ ജസ്റ്റ് വൈബ് എന്നൊരു ഹെഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നു.

ടിന്നിനാത്തന്നെ കുടിക്കാനുള്ള ഡ്രിങ്ക്സ് അതുപോലെതന്നെ മഞ്ഞ കളർ ലേസ് അതുപോലെ തന്നുള്ള കഴിക്കാനുള്ള സംഭവങ്ങളുമുണ്ട് ചെടികളും പൂക്കളും ഒക്കെ.

സൈഡിലായിട്ട് തന്നെ നിരവധി മരങ്ങളും ചെടികളും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്.

ഇതിനിടയിലായി രണ്ട് തൂണുകളും അതിന് അടുത്തായിട്ട് തന്നെ ഒരു ഗേറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ക്രിസ്ത്യൻ സ്കൂളാണ് .

ഇത് സൈഡ് ഇലായിട്ട് തന്നെ ഒരു ആൺകുട്ടി നടന്നു പോകുന്നത് നമുക്ക് കാണാം.

ഇവിടെത്തന്നെ നൽകിയിരിക്കുന്നത് ആലപ്പുഴയിലെ ഒരു മുസ്ലിം ജമാഅത്ത് ആണ്.

കാണുന്നന്നെ നിരവധി മരങ്ങളും ചെടികളും ആൽമരം അതുപോലെതന്നെ നിരവധി സ്പോർട്സ് ആയിക്കോട്ടെ എന്തിനായാലും നല്ല സൗകര്യമുള്ള ഒരു പാർക്കാണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്.

ഇതിനു മുൻപിലായി തന്നെ ഒരു കാറും ഓട്ടോറിക്ഷയും സ്കൂട്ടിയും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്.